okay madam ആഹ് നമ്മൾ ഇപ്പോൾ ഏർ താമസസൗകര്യം ആണെങ്കിലും ഭക്ഷണം ആയാ ആണെങ്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് ഒരുക്കുന്നത് okay അതൊരു നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് അതിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ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 അപ്പോ അത് അത് മൊത്തത്തിൽ നോക്കിയിട്ടാണോ ഈ ഒരു പതിനെട്ടായിരം രൂപ നിങ്ങൾ പറയുന്നത് അതെ നമ്മളിപ്പോ നമ്മളെ എല്ലാവർക്കും കൊടുക്കുന്ന കുറച്ച് ഏർ യാത്ര സൗകര്യങ്ങളും അതുപോലെതന്നെ താമസസൗകര്യമായാലും ഭക്ഷണങ്ങൾ ആയാലും ബാക്കി ആഹ് ഏർ പ്രകൃതി ആസ്വാദനവും ഒക്കെ കൂടിയാണ് നമ്മൾ ഈ പതിനെട്ടായിരം രൂപ പറയുന്നത് അതിൽ അധികമായി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഏർ പൈസയും കൂടി നിങ്ങൾ തരേണ്ടതായിട്ട് വരും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 ഏർ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ഇരിക്കും അതായത് അവിടെ കുതിരസവാരിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് ആയിരിക്കും amount വരുക

അപ്പൊ കുതിര സവാരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല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

ശരിയാണ് അത് ശരിയാണ് ഞാനിപ്പോ പല പല കാര്യങ്ങളിലൂടെ ഏർ കണ്ടു വരുന്നുണ്ട് ഒരുപാട് പേര് ഈ ഒരു സമയത്ത് ഇങ്ങനെ പോകുന്നു യാത്ര പോകുന്നത് കാണുന്നുണ്ട് കുതിര സവാരി പറഞ്ഞപോലെ തന്നെ കാണുന്നുണ്ട് അപ്പോ അതിനു കൂടുതൽ expense അതായത് പൈസ ആവുംന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഏർ സാധാരണ രീതിയിലുള്ള ഒരു യാത്രയാണ് നമ്മള് ഏർ

ഓ അതെയോ അതുപോലെതന്നെ കാശ്മീർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ലക്ഷദ്വീപ് അവിടേക്കും ഏർ ഒരുപാട് യാത്രക്കാർ പോകുന്നുണ്ട് madam കൂട്ടുകാരുടെ ഒപ്പം ആയതുകൊണ്ടാണ് ഞാൻ കാശ്മീർ പറഞ്ഞത് അതേ കാശ്മീർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം ഞാൻ ഇതുവരെ കാശ്മീരിലേക്ക് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഏർ നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈയൊരു പൈസയും പറഞ്ഞപ്പോൾ എനിക്കും friends നും അതായത് കൂട്ടുകാർക്കും അത് മീ ഏർ അത് okay യാണ് ശരി താമസസൗകര്യം എങ്ങനെയാണ് ഏർ madam വും കൂട്ടുകാരും നോക്കുന്നത് നിങ്ങടെ ഏർ എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങടെ ഏർ താമസസൗകര്യങ്ങള് നിങ്ങൾ എങ്ങനെയാണ് ഏർപ്പാട് ചെയ്യുന്നത് അതായത് നമ്മള് കാശ്മീരിൽ തന്നെയുള്ള ഒരു hotel ആണ് നോക്കുന്നത് അവിടെയാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ യാത്രക്കാർക്കും താമസസൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമ്മള് ഏർ തരുന്ന ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണ ഭക്ഷണ സൗകര്യങ്ങളും കൂടി ഒരുക്കുന്നത് okay അവിടെ നമ്മളു താമസിക്കുന്ന സ്ഥലത്ത്ന്ന് ഏർ ഏർ ഇപ്പോ നമുക്ക് രാവിലെ സൂര്യോദയം കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തേക്ക് എത്താൻ പറ്റിയ ഒരു സ്ഥലാണോ അത് അതേ madam നമ്മള് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള hotel സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയൊരു സ്ഥലത്താണ് നമുക്കിപ്പോൾ എങ്ങോട്ടേക്ക് ആണെങ്കിലും നമ്മള് ആ ദിവസത്തെ എല്ലാ ഏർ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചിട്ട് ആയിരിക്കും നിങ്ങളെ ആ hotel ൽ നിന്ന് കൊണ്ടുപോവുക നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അത് സാധിക്കാൻ പറ്റും okay വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു തരുന്നത് കാരണം ഏർ നമുക്ക് യാത്രാസൗകര്യം വരുന്നുണ്ടെ ഏർ ഓ യാത്രാ എങ്ങനെയൊക്കെയാണ് വരുന്നത്

എനിക്ക് തീവണ്ടിയാണ് ഞാൻ ചൂ ഏർ അതായത് നോക്കുന്നത് കാരണം കുറച്ചുൻകൂടെ friend ഏർ ചങ്ങാതിമാരും ആയിട്ട് പോകുന്ന സമയത്ത് ഏർ കുറച്ചുകൂടി നല്ലത് train അതായത് തീവണ്ടി യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത്

അതെ അത് നല്ലൊരു കാര്യമാണ് അപ്പോ നമ്മൾ okay യാണ് ഞങ്ങൾക്ക് ആ ഒരു രീതിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ okay യാണ് അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പൈസ നിങ്ങൾക്ക് തരേണ്ടത് അതെയോ madam okay ആണെങ്കിൽ നിങ്ങൾക്ക് ഏർ ഏത് തീയതിയിലേക്ക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ മാസം തന്നെ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ മാസത്തേക്ക് okay യാണോ

ഏർ നമുക്ക് ഈ മാസത്തേക്കാണ് കൂടുതലായും യാത്രകൾ വന്നിട്ടുള്ളത് അത് അല്ലെങ്കിൽ നമുക്ക് അടുത്തമാസം അവസാനത്തേക്ക് ആണ് വന്നിട്ടുള്ളത് ഏതായിരിക്കും ma'am നോക്കുന്നത് അടുത്ത മാസത്തിലേക്ക് പോവാൻ തോന്നുന്നു കാരണം നമുക്കിപ്പോ ഏർ ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം പെട്ടെന്ന് ഇങ്ങനെ നിങ്ങള് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് പറ്റാത്ത പോലെയാണ് തോന്നുന്നത് അപ്പോ എല്ലാരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് ആ ഒരു time ആകുമ്പോഴേക്കും എന്തായാലും അടുത്തമാസം last ലേക്ക് ആണെന്ന് തോന്നുന്നു നല്ലത് കാരണം എല്ലാരും ഇതുപോലെ ഓരോ കാര്യത്തിലെ ഇങ്ങനെ ഏർ മുഴുകിക്കൊണ്ട് നിക്കാണ് അപ്പോ ഇ ഒരു time ൽ ഈ ഒരു കാര്യം ഏർ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഏർ വേറെ മ്മ് ചങ്ങാതിമാർക്ക് വേറെയും issues വേറെയും കാരണങ്ങളുണ്ട് ജോലിക്ക് നോക്കുന്ന ആൾക്കാരുണ്ട് പുറത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എന്തായാലും time എടുക്കും അപ്പൊ ഈ മാസം നമ്മക്ക് ചെയ്യാൻ പറ്റുന്ന് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് പൈസ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അടുത്ത മാസം ആണോ നമ്മൾ പൈസ തരേണ്ടത് നിങ്ങക്ക് തീർച്ചയായും നിങ്ങൾ ഏത് മാസത്തേക്കാണോ നോക്കുന്നത് ആ സമയം ആവുമ്പോഴേക്കും ഒരിക്കൽ കൂടി വാഗാബോണ്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏർ എത്രയാണ് പൈസയുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതാണ്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

ഒറ്റക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം പിന്നെ നമ്മൾ തിരിച്ചു വരുന്നതൊക്കെ എങ്ങനെയായിരിക്കും അതായത് ഏർ ഇപ്പോൾ നമ്മൾ തീവണ്ടി ഏർ ആണ് ഇത് ആക്കുന്ന എങ്കിൽ നോക്കുന്നതെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ വരുക അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ഏർ പെട്ടെന്ന് ഏർ ഇങ്ങോട്ടേക്ക് വരണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക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

നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അതിൽ ഒരു കുഴപ്പവുമില്ല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

ശരിയാണ് അപ്പോ നിങ്ങൾ ഇതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് എത്ര ആൾക്കാരെ നിങ്ങൾ ഇതുപോലെ ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്കായും കുടുംബവുമായും അതോടൊപ്പം കൂട്ടുകാരോ ഏർ കൂട്ടുകാരോടൊപ്പം ഏർ യാത്രയ്ക്ക് പോകുന്നതായിട്ടുള്ള ഒരുപാട് പേരെ ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് ഏർ ഇതിപ്പോ ഏർ madam കൂട്ടുകാരോടൊത്ത് ഏർ കൂട്ടുകാരോട് ഒപ്പം ഒരു അവധിക്കാലമാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും അത് തീർച്ചയായും ഏറ്റവും മനോഹരമാക്കി തന്നെ വാഗാബോണ്ട് ചെയ്തുവരുന്നതായിരിക്കും ആണല്ലേ അതൊരു നല്ല കാര്യമാണല്ലോ അപ്പോ ഇതിനുമുമ്പ് നിങ്ങൾ ഇതിന്റെ പരസ്യോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കരിലേക്ക് എത്തിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഏർ നിങ്ങൾക്ക് ഏർ ഏർ TV വഴിയാണെങ്കിലും അല്ലെങ്കിലും മറ്റ് ആൾക്കാർ ആൾക്കാരെ വഴിയും നമ്മൾ ഒരുപാട് വാഗാബോണ്ടിനെപറ്റി അറിയപ്പെടുന്നുണ്ട് നമ്മുടെ യാത്ര ഏർ അത്രയും മനോഹരം ആയതുകൊണ്ട് തന്നെ ആളുകൾ പറ തമ്മിൽ തമ്മിൽ പറഞ്ഞു തന്നെ ഒരുപാട് പ്രശസ്തി നേടിയിട്ടുണ്ട് ആ ശരിയാ ഞാനും ആരൊക്കെയോ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഇങ്ങനെ contact ഏർ വിളിക്കാൻ നോക്കുന്നത് അപ്പോ നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് ഏർ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പോ ഏർ നമ്മൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏർ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്കെന്തായാലും ആൾക്കാര് ഇനിയും കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം നമുക്ക് ഇനിയും ഒരുപാട് കൂട്ടുകാരുണ്ട് ഇങ്ങനെ പോവാൻ യാത്ര പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുകൂടെ കണ്ടു കഴിഞ്ഞാൽ അവരും നിങ്ങളിലെക്ക് എത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏർ ഇതില് എന്തേലും പൈസയിൽ എന്തെങ്കിലും adjustment ചെയ്യാൻ പറ്റുവോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ഏർ കുറഞ്ഞ പൈസക്കാണ് നമ്മൾ ഈ ഒരു യാത്ര എല്ലാവർക്കും കൊടുക്കുന്നത് അതിൽ തന്നെ പതിനെട്ടായിരം കാശ്മീരിലേക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ പൈസയായിട്ട് തന്നെയാണ് ബാക്കിയുള്ളവരുമായി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമെന്നു എനിക്കറിയില്ല ആഹ് ഞാൻ അതുമായിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയാം പ്രത്യേകിച്ച് ഏർ madam നമുക്ക് മറ്റ് യാത്രക്കാരെ കൂടി തരും എന്ന് പറയുമ്പോ അത് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ് എന്നാൽ കൂടെ ഏർ ഈയൊരു പൈസ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ ചെലവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടുതന്നെ പതിനെട്ടായിരത്തിൽ മറ്റൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ അപ്പം നിങ്ങൾ അങ്ങനെയാണല്ലേ പറയുന്നത് okay കൊഴപ്പമില്ല അപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ യാത്ര നല്ല അടിപൊളി ആക്കണംന്നാണ്

ഏർ അവരെ ഒന്നു സന്തോഷിപ്പിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഒന്നു നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു സൗകര്യം നമുക്ക് എന്തായാലും ചെയ്തു തരണം

ഈ ഒരു യാത്ര ഭയങ്കര മനോഹരമാക്കി തരണം പിന്നെ അതുപോലെതന്നെ നിങ്ങൾക്ക് നമ്മള്ഏർ നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഈ യാത്ര പോവുകയാണെങ്കിൽ ഞങ്ങളുടെ side ന്ന് നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള support ഉം കാര്യങ്ങളും ഉണ്ടാവും തീർച്ചയായും ഏർ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വാഗാബോണ്ട്ലേക്ക് സന്ദർശിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്

ശരി madam

രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് തൃശൂർ ജില്ലയിൽ സ്ഥി സ്ഥിരീകരിച്ചു മറ്റു രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും കേരളീയരുടെ തിരിച്ചുവരവിനെ തുടർന്ന് മെയ് പകുതിയോടെ കൂടുതൽ case കൾ report ചെയ്യപ്പെട്ടു.

മാർച്ച് പന്ത്രണ്ടിന് രോഗാരോഗ്യ സംഘടന corona virus നെ മഹാമാരിയായ് പ്രഖ്യാപിച്ചു virus ബാധ നിയന്ത്രണ വിധേയമാക്കുന്ന എളുപ്പമല്ലെന്നും ലോക മ രോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും കുറഞ്ഞ മരണ നിരക്കായ പൂജ്യം point ആറ് മൂന്ന് ശതമാനമാണ് കേരളത്തിൽ. COVIDNineteen കേരളത്തിനെ വിജയം ദേശീയമായും അന്തർദേശീയമായും പ്രശംസിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ corona virus ബാധ report ചെയ്തത് ചൈനയിലെ വുഹാൻ പ്രവേശിയിൽ നിന്നും യാത്ര ചെയ്ത മൂന്ന് മലയാളി വിദ്യാർത്ഥികളിൽ നിന്നാണ്.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

positive അങ്ങനെ മൂന്ന് വ്യക്തികൾ പിന്നീട് ആശുപത്രി പരിചരണത്തെ തുടർന്ന് അണുബാധയിൽ നിന്ന് രക്ഷ നേടി. കൂടുതൽ case കളൊന്നും report ചെയ്യപ്പെടാത്തതിനാൽ നാല് ദിവസത്തിന് ശേഷം സംസ്ഥാന ദുരന്ത മുന്നറിയിപ്പ് പിൻവലിച്ചു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വൈദ്യശാസ്ത്രം പഠിക്കാൻ ചൈന ഒരു പ്രധാന രാജ്യമായതിനാൽ corona virus മൂലമുള്ള യാത്രാവിലക്ക് പ്രാബല്യത്തിൽ വന്നപ്പോൾ നിരവധി medical വിദ്യാർത്ഥികൾ ചൈനയിൽ കുടുങ്ങി. ചൈനയിലെ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ ചില അന്താരാഷ്ട്ര വിമാനത്താവളമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവത്തിലേക്ക് എത്തിച്ചു. കൊച്ചി medical college ലെ isolution ward കൾ നിരീക്ഷണത്തിലാക്കിയെ. അതിലൂടെ അവരെയൊന്നും ബാധിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി മാർച്ച് എട്ടിന് കേരളത്തിൽ നിന്നും പുതിയ അഞ്ചു corona case കൾ report ചെയ്യപ്പെട്ടു. ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയ ദമ്പതികളും അവരുടെ ഇരുപത്താറ് വയസ്സുള്ള മകനുമാണ് corona ബാധ ഉണ്ടായിരുന്നത്.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 നിന്ന് രക്ഷപ്പെടുകയും മറ്റ് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് സർക്കാർ high alert പുറപ്പെടുവിച്ചു. ഇറ്റലിയിൽ നിന്ന് മടങ്ങിയെത്തിയ മൂന്ന് വയസ്സുള്ള മറ്റൊരു കുട്ടിയെ മാർച്ച് ഒമ്പതിന് പരിശോധനയിൽ positive ആയി കണ്ടെത്തി. കുട്ടിയേയും മാതാപിതാക്കളെയും എറണാകുളം medical college ലെ isolution ward ലേക്ക് മാറ്റി. ദമ്പതികളുമായി ബന്ധപ്പെട്ട ആറു വ്യക്തികൾക്കും ഇറ്റലിയിൽ നിന്നും മടങ്ങിയെത്തിയ മകനും corona കഴിഞ്ഞതും അണുബാധയിൽ ഉണ്ടെന്ന് മാർച്ച് പത്തിന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ടായി വർദ്ധിച്ചു. പുതിയ നാല് രോഗബാധിതരെ കോട്ടയം കോഴഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. രോഗബാധിതരായ ദമ്പതികളുടെ മാതാപിതാക്കളാണ് രോഗബാധിതരായ രണ്ട്‌ വ്യക്തികൾ അവർ സംബന്ധിച്ച് ഒരു കുടുംബത്തിൽ നിന്നു ഏർ രണ്ട് പേരും വിമാനത്താവളത്തിൽ നിന്ന് ദമ്പതികളെ കൂട്ടികൊണ്ടുപോയ രണ്ട് ബന്ധുക്കളുമായ് നാല് പേർ corona virus നെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഉദ്ദേശി രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്രണ്ടിന്‌ ഇന്ത്യ ഒട്ടാകെ ജനത curfew പ്രഖ്യാപിച്ചു. ഇത് വളരെ വിയോ വിജയകരമായിരുന്നു. രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തെട്ടിന് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഈ രോഗം report ചെയ്തു. corona virus case കൾ സംസ്ഥാനത്ത് നിന്നും കൂടുതലായി report ചെയ്യപ്പെടുന്നതിനാൽ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയും രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ട് മുതൽ കേരള സർക്കാർ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ഇരുപത്തൊന്ന് പ്രധാന ആശുപത്രികളിൽ നാപ്പത് കെടക്കകളുള്ള isolution ward കൾ സ്ഥാപിക്കുകയും എല്ലാ ജില്ലയിലും ഒരു help line സജീവമാക്കുകയും ചെയ്തു മാർച്ച് ഒമ്പതിലെ കണക്കനുസരിച്ച് നാലായിരത്തിൽ അധികം ആളുകൾ കേരളത്തിൽ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 രോഗബാധിതരാണെന്ന് സംശയിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് മനഃശാസ്ത്ര പരമായി സഹായം നൽകുന്നതിനായി നിയോഗിക്കുകയും ചെയ്തു corona virus ബാധയുടെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും തിരുവനന്തപുരത്തെ പ്രതിപക്ഷം നടത്തുന്ന

പങ്കെടുക്കരുത് എന്നും സർക്കാർ വാർത്താകുറിപ്പുകൾ ഇറക്കി. കേരളത്തിൽ corona virus പടരുന്നതിന്റെ അവസ്ഥയെ കുറിച്ചും മുൻകരുതലുകളെ കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി കേരള സർക്കാർ ഒരു youtube channel ആരംഭിച്ചു.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

നടക്കാൻ സർക്കാർ അറിയിപ്പ് നൽകി corona ബാധിത പ്രദേശങ്ങളിൽ രോഗ തീവ്രതയോടെയും എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ containment zone കളും lock down കളും നടപ്പിലാക്കി. case കളുടെ എണ്ണം രണ്ടായിരത്തി ജനുവരി മുപ്പതിന് ആലപ്പുഴ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉള്ളവരായിരുന്നു. അവർ വുഹാനിൽ നിന്ന് വന്ന ദമ്പതികളായിരുന്നു corona virus ബാധ യെ തുടർന്ന് കർശന നടപടികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മന്ത്രി സഭയോഗത്തെ തുടർന്ന് പ്രഖ്യാപിച്ച പ്രധാന തീരുമാനങ്ങൾ CBSEICSE ഉൾപ്പടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പഠന പ്രവർത്തനങ്ങൾക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു.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

വിവാഹം മാറ്റി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ആളുകൾ കൂടാത്ത തരത്തിൽ ചടങ്ങുകളായി മാത്രം നടത്തണം. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമാക്കണം ശബരിമലയിലെ ആവശ്യമായി പൂജകളും ചടങ്ങുകളും നടത്താം. എന്നാൽ ദർശനത്തിന് കട്ട് ആരും പോകാതിരിക്കണം school കളിൽ വാർഷിക വാർഷികങ്ങൾ കലാപരിപാടികൾ ആഘോഷങ്ങൾ എന്നിവ ഒഴിവാക്കണം. മാർച്ച് ഇരുപതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ SSLChigher secondary പരീക്ഷകൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചു corona virus ബാധിച്ച രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്നവർക്ക് ഇരുപത്തെട്ട് ദിവസത്തെ നിരീക്ഷണം നിർബന്ധമാക്കുന്ന ഏക സംസ്ഥാനം കേരളമായിരുന്നു.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

ice cream കൾ ഒഴിവാക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും corona virus ന് ഇരുപത്തിനാല് degree യിൽ കൂടുതൽ താപനിലയിൽ പടരാൻ കഴിയില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തു. കേരളത്തിൽ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ virus ന് അതിജീവൻ കഴിയില്ല എന്ന് മുൻ DGP ആയിരുന്ന TP ശിവകുമാർ Social media യിൽ സന്ദേശമിട്ടു. ഇതിന് കാരണമായി അദ്ദേഹം അവകാശപ്പെട്ടത് കേരളത്തിലെ താപനില ഇരുപത്തേഴ് degree യിൽ കൂടുതലാണ് എന്നതാണ്.

കാണിക്കുന്നതിനാൽ പട്ടണങ്ങളിലും തെരുവുകളിലും കിടക്കുന്നതായി കാണുന്ന നിരവധി കൃത്രിമ video കൾ whatsapp ൽ പ്രചരിപ്പിച്ചു. നിരവധി youtube channel കളും corona virus കട ഭക്ഷണത്തിലൂടെ പടരുന്നതും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു. കൂടാതെ പശു മൂത്രത്തിൽ ചാണകത്തിലും ഒരാൾക്കുണ്ടാകുന്ന അണുബാധ തടയാൻ സാധിക്കുമെന്ന് ഒരു ആൾദൈവം പ്രഖ്യാപിച്ചു corona virus അണുബാധക്കുള്ളിൽ homeopathy ആയുഷ് ചികത്സ എന്നിവ മികച്ചതാണെന്ന് വെളിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ internet ൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. വെളുത്തുള്ളി ചൂടുവെള്ളം pneumonia vaccination കൾ ഇന്ത്യൻ സുഗന്ധവ്യഞ്ചരം എന്നിവ corona virus നില അണുബാധ തടയുന്നുവെന്ന് അഭ്യൂഹം ഇന്ത്യയിലെ website കൾ പ്രചരിപ്പിച്ചു. ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ഇന്ന് എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി പിന്നീട് കണ്ടുമുട്ടുന്നത് വരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം. ഹലോ

ആ കുറവുണ്ട് മാമി കുറവുണ്ട് കുറവുണ്ട്

അതെ ഇന്ന് discharge ആയി ഇപ്പൊ വീട്ടിൽ വന്നതേ ഉള്ളു rest എടുക്കുവാ, doctor rest എടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു count കുറഞ്ഞ പനി ആയിരുന്നലെ മോനെ ആ count count കുറഞ്ഞ പനി ആയിരുന്നു count നല്ല താഴ്ന്നു പത്തു എഴുപത് count വരെ ഒക്കെ പോയി താഴ്ന്നു ആണല്ലേ ആ ആ ആ ഇപ്പോ എങ്ങനെ normal ആയല്ലോ ലെ ഇപ്പൊ നോർമൽ ആയി ഇപ്പോ hospital admit ആയിരുന്നു അവിടെ മറ്റേ കൊതു കടിക്കാതിരിക്കാനേ net ഒക്കെ ഇട്ട് അതിനാത്തായിരുന്നു full അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇണ്ടായിരുന്നു അമ്മയ്ക്കും വന്നായിരുന്നു അനിയത്തിക്കും ആണോ ആ ആ ആ ഇപ്പോ കുറവുണ്ടോ അവർക്കൊക്കെ ആ അവരെല്ലാർക്കും കുറവുണ്ട്, ഇപ്പോ എല്ലാരും discharge ആയി വീട്ടിവന്നു, ഇവിടെ അച്ഛനും അമ്മാമയും ഒക്കെക്കൂടെ full കൊതുകിനെ കൊല്ലാൻ വേണ്ടിയുള്ള പുകക്കലിലെ പുകയിടല് അതൊക്കെയാ അതേപോലെ ഇതിന് main യഥാർത്ഥ main കാരണം പ്രധാന കാരണം എന്താണ് വെച്ചിട്ടുണ്ടേൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയത്തില്ലേ, അതൊക്കെ അതിനകത്തു വെള്ളം മഴ സമയത്തു മഴ സമയത്തു വെള്ളം കെട്ടി നിക്കും അതേപോലെ ചെടിക്ക് വെള്ളമൊഴിക്കുംബോയ് ഒഴിക്കുമ്ബോയൊക്കെ അതിനകത്തു വെള്ളം കെട്ടിനിക്കുകയും ഈ വെള്ളത്തിൽ ആ കൊതുകുകൾ വന്നു മുട്ടയിടുന്നെ ഈ മുട്ടയിട്ട കൊതുകുകളിൽ നിന്ന് ഉണ്ടാകുന്ന female mosquitoes ആണ് കടിക്കുന്നെ അങ്ങെനയാ ഇതിൻറ്റെ അണുക്കൾ ഒരു മനുഷ്യനിൽ നിന്ന് അടുത്ത മനുഷ്യനിലേക്ക് പ്രചരിക്കുന്നേ അതാ കാരണം അപ്പൊ word അതെ അതാ ഇപ്പോ അച്ഛൻ പ്രധാനായിട്ട് എല്ലാ ഇതേപോലെ വെള്ളം തങ്ങി നിക്കുന്നെ എല്ലാ സ്ത്രോസ്സുകളും അടയ്ക്കുന്നുണ്ട് അതേപോലെ സ്ഥിരമായിട്ട് നിരന്തരം പുകയ്ക്കുന്നുണ്ട് വീടും മറ്റു പരിസരങ്ങളൊക്കെ പുകയ്ക്കുന്നുണ്ട് അതേപോലെ കാടുകളൊക്കെ വെട്ടിനശിപ്പിക്കുന്നുണ്ട് ഇതുലൂടൊക്കെയാ ഇതിൽ നിന്ന് വരാൻ തടയാൻ പറ്റുന്ന ഒരു വഴി തന്നെ മോനെ തന്നെ ഒരിടത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട് മൊത്തം വരും area മൊത്തം അങ്ങനെയാ നമുക്ക് തൊട്ടടു തൊട്ടടുത്ത വീട്ടിൽനിന്നാ കിട്ടിയത് ആ area മൊത്തം ഇതാ കൊതുക് അല്ലെ കൊതുക് പ്രചരിപ്പിക്കും കൊതുക് പകർത്തുന്നന്നെയാ ഞങ്ങൾക്കും ഇവർക്കൊക്കെ കുറച്ചുകാലം മുന്നേ വന്നിരുന്നു കേട്ടോ ആ dengue dengue പനി വന്നു പിന്നെ ഭയങ്കരം count അങ്ങ് കുറഞ്ഞു അമ്പതിൽ താഴെ ആയിപ്പോയി എനിക്ക് വന്നു നല്ല പ്രശ്നം ആയിരുന്നു ഗുരുതരം ആയിരുന്നു പിന്നെ മക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കായിരുന്നു affect ചെയ്തത് പിന്നെ ചേട്ടനും അമ്മയ്ക്കും വന്നില്ല അങ്ങനെ അവര് രണ്ടുപേരും കൂടിയൊക്കെ ഒന്ന് ശെരിയാക്കി എടുത്തു എന്നെ ഒരുപാട് fruit ഉം വെള്ളവും അങ്ങനെ ഒക്കെ കഴിച്ചു കഴിച്ചാണ് ഒന്ന് level ലോട്ട് വന്നത് kiwi kiwi പഴം ആയിരുന്നു ഏറ്റവുംകൂടുതൽ അച്ഛൻ വാങ്ങിച്ചന്നെ kiwi തന്നെ ഇതിന്റെ main ആയിട്ടുള്ള എല്ലാ fruit ഉം കഴിക്കണം kiwi ആ സമയത് ഇങ്ങനെ സുലഭം ആയിരുന്നു അങ്ങനെ ഓരുപാട് kiwi കഴിച്ചു നിറയെ fruit ഉം ഒരുപാട് juice ഉം

കുടിച്ചത് അങ്ങനെ വല്ലവിധേനെ ഒക്കെ ആണ് ഒന്ന് മോചനം പ്രാപിച്ചു എത്തിയതു വളരെ അതെ അത് എനിക്കും എനിക്കു അത് പഠനത്തിനും അത് വളരെ അധികം affect ചെയ്‌തിട്ടുണ്ട്‌ school ൽ പോവാൻ പറ്റിയില്ല കുറെ ദിവസം school ൽ class നടക്കുവല്ലേ എന്റെ school ലും കുറെ കുട്ടികൾക്ക് ഇത് വന്നു ആണല്ലേ class കൾ ഒക്കെ ഒരുവിധം മുടങ്ങി മുടങ്ങി ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ക്ലാസ്സിൽ ഇതുവാണെങ്കിൽ തൊട്ടു അടുത്ത് ഇരിക്കുന്ന കൂട്ടുകാർക്കു ഒക്കെ കൊടുത്തോളും മമ പടർന്നു കിട്ടിക്കോളും ഈ ഇ എനിക്ക് ഇതിനു മുമ്പ് corona വന്നിട്ടുണ്ട് corona വന്നപ്പോൾ പോലും ഇത്രേ കഷ്ടപെട്ടട്ടില്ല ഞാൻ ആണല്ലേ വന്ന സമയത്തു എന്തോ ആ കികഴുകാനും അതുപോലെ ഇതായിട്ടു ഇരിക്കാൻ അല്ലെ, അതല്ല എന്റെ വീട്ടിൽ corona വന്നപ്പോഴേ മാമി മമ്മിക്ക് അറിയാലോ ആ എനിക്ക് അനിയത്തിക്ക് മാത്രം ഇല്ല ബാക്കി എല്ലാർക്കും corona.

ഒന്നോ രണ്ടോ പാചകം എന്തോന്നു മുട്ട വേവിച്ചു എടുക്കൽ അല്ലെ ബാക്കി എല്ലാം പുറത്തു നിന്ന് അല്ലെ എല്ലാം അമ്മ പറഞ്ഞു എന്റെ അടുത്ത് ആ ആ ഇഷ്ടം പോലെ items ഇല്ലേ എന്നാ വീട്ടിൽ കൊണ്ട് തരുന്നതുകൊണ്ടു വിളിച്ചു പറഞ്ഞാൽ മതിലോ order ചെയ്‌താൽ മതിയായിരുന്നാലോ രണ്ടിനുംകൂടി മ മ ആ അങ്ങനെ അതെല്ലാം അമ്മ പറഞ്ഞിരുന്നു വിളിച്ചപ്പോഴും ആ corona കാലത്തിനെ കുറിച്ച് ഒക്കെ നമ്മൾ ചിന്ദിക്കുവാണേൽ ആ സമയത്തു ആ ഒക്കെ ഉണ്ടാലോ കടകൾ ഒക്കെ അടച്ചിട്ടിരുന്നു സാമയെ

പരസ്പരം അപ്പുറത്തും ഇപ്പറത്തും വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു ചക്ക ഒക്കെ നമ്മൾ തിരിഞ്ഞുപോലും നോക്കാതെ ഇട്ട വസ്തുക്കളല്ലെ ആ കാലകെട്ടത്തിൽ എന്തായിരുന്നു അമൃത് പോലെ എല്ലാരും കഴിച്ചിലെ അതെ അതെ അതെ അപ്പോഴും ചക്ക, ആ ചക്ക മാങ്ങാ മുരിങ്ങയില മുരിങ്ങക്ക മുരിങ്ങേടെ പൂവ് പിന്നെ എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങൾ വീട്ടില് വെണ്ടയ്ക്ക കത്തിലിക്ക ഏ ചീര ഇതെല്ലം കൃഷി ചെയ്‌തു അങ്ങോട്ടു ഇങ്ങോട്ടും കൊടുക്കലും എന്ത് രാസമായിരുനെന്നോ ഈ പരിസരത്തു ഒക്കെ പിന്നെ ഒരുപാടുപേര് ബുദ്ധിമുട്ടി കേട്ടോ മോനെ corona വന്നിട്ടേ ആ വല്ലാതെ ആ starting time ഉണ്ടായിരുന്നാല എ covid വന്നാൽ ആ പരിസരത്തു ആള് പോവാത്ത സന്നർഭം ആ സന്ദർഭത്തിൽ ഒക്കെ ഒരുപാടു ബുദ്ധിമുട്ടിയവരുണ്ട് എനിക്ക് മാമിടെ ഒരു friend ഉണ്ടായിരുന്നു ആ അവൾക്കു ഈ covid വന്നു അവൾക്കു അവൾടെ മോൾക്ക് അമ്മക്ക് എല്ലാർക്കും covid ആയിരുന്നു അവരൊക്കെ വളരെ കഷ്ട്ടപെട്ടുപോയെന്നു പറഞ് കേട്ട കാരണം ആ പരിസരത്തു കൂടെ ആൾക്കാര് പോവൂല അതുവഴി പോവുമ്പോഴത്തേക്കു അവരുടെ വീടിന്റെ തൊട്ടു മുന്നിൽ എത്തുന്നതും എല്ലാരും ഓടൂന് ഓ, ഓടിപോയികളയുന്നു ആ പരിസരത്തു നിക്കൂല എന്ന് കാരണം ആ അവരുടെ വീട്ടിൽ ആണ് ആദ്യായിട് വന്നത് അവരാണെങ്കില് അന്നെന്നുള്ളത് കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണെ കഷ്ട്ടപെട്ടന്നു പറഞ്ഞാൽ വളരെ കഷ്ട്ടപെട്ടുന്നു വീട്ടിൽ ഒരു സാധനവും ഇല്ലാതെ ആയിപോയി പട്ടിണിയും പരിവട്ടവും ആയിട്ടാണ് അവര് ഒന്ന് രണ്ടു ആഴ്ച കഴിച്ചു കൂട്ടിതു പിന്നീടൊരിക്കൽ എന്നെ കണ്ടപ്പോഴത്തേക്കും ബസ്സിൽ വെച്ചു പറഞ്ഞ കാര്യം വളരെ വളരെ ദുരിധത്തോടെയാണ് അവര് മുന്നോട്ടു പോയതെന്ന് അപ്പുറത്തെന്നും ഇപ്പുറത്തെന്നും ആരും തിരിഞ്ഞു നോക്കില്ലായിരുന്നു എല്ലാർക്കും പേടി ജീവനിൽ പേടിയില്ലാത ആരെങ്കിലും ഉണ്ട എ അതെ ആ കാലത്തൊക്കെ മരിക്കുന്നവരെ എങ്ങനെ ആയിരുന്നു എല്ലാത്തിനെയും കുടി ഒരു കുഴിയിൽ കൊണ്ടെന്നു മറ്റേ PP കിറ്റും ഒക്കെ ധരിച്ചിട്ടു എല്ലാം ഓർമയില്ലേ ഒരു കുഴിക്കാത് അല്ലെ എല്ലാത്തിനെയും കൊണ്ട് തള്ളിത് ആ ലാസ്റ്റില് അവസാനത്തെ പോവുമ്പോൾ ഉള്ള ആ അ ഒരു അന്ത്യകൂദാശ എന്നൊക്കെ പറയിലെ അതൊക്കെ കിട്ടാതെ ഒന്നും ഒന്നും ഒന്നും ആർക്കും ഒന്നും കിട്ടീട്ടില്ല അല്ലെ ഉറ്റവര് ഉടയവരൊന്നും ഒന്നും അന്ത്യ ചുംബനം കൊടുക്കാനും ഒന്നും പറ്റീട്ടില്ല എല്ലാത്തിനെയും ഒരുമിച്ചു കൊണ്ട് ഒരു കുഴിയില് അടക്കി ഓ അതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ മ് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സമയം ആ അതുതന്നെ ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ഞാൻ ഒരുദിവസേ മാമി college കഴിഞ്ഞു ഇങ്ങനെ വരുവായിരുനട്ടോ college കഴിഞ്ഞു ഞാൻ ഇങ്ങനെ ബ bus സ്റ്റോപ്പിൽ ഇറങ്ങി

പുള്ളി ഒട്ടും വയ്യ ചൊമച്ചു ചൊമച്ചു ചൊമച്ചു cycle ഉന്തിക്കൊണ്ടാ പോവുന്നെ കേട്ടോ അതായിത് ഈ ഒക്കെ ഇങ്ങനെ വിട്ടു നിന്ന് ആ college ഒക്കെ തുടങ്ങി തുറന്നു തുറന്ന സമയം ഒരു വയസായ അപ്പൂപ്പൻ ഒട്ടും വയ്യാത്ത പുള്ളിക്കാരൻ ഈ സൈക്കളും പിടിച്ചോണ്ട് ഇങ്ങനെ ഉന്തി ഉന്തി പോവുന്നുണ്ട് ഞാൻ ഇങ്ങു ദൂരെ നിന്ന് കാണുന്നതാ